സി C ലെ സ്ട്രക്ചർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് സ്ട്രക്ചർ
structureന്റെ ഡിക്ലറേഷൻ
ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1104 ജിസിസി g കമ്പൈലർ വെർഷൻ 461 Structureന്റെ ആമുഖത്തോടെ തുടങ്ങാം
ഒന്നോ അതിലധികമോ വേരിയബിളുകളുടെ കൂട്ടത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നു
പല ഡേറ്റകൾ ഒരു ഒബ്ജക്റ്റിൽ കേന്ദ്രീകരിക്കുന്നതിനാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്
ഇതിനെ കമ്പൌണ്ട് data ടൈപ്പ് എന്ന് പറയുന്നു
ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുമിച്ച് കൊണ്ട് വരുന്നതിന് ഇത് ഉപയോഗിക്കുന്നു
ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഡിക്ലയർ ചെയ്യുന്നതിന്റെ ഘടന കാണാം
സ്ട്രക്ട് കീവേർഡ് ഒരു സ്ട്രക്ചർ ഡിക്ലയർ ചെയ്യുന്നുവെന്ന് കംപൈലറിനെ അറിയിക്കുന്നു
structureന്റെ പേര് strcut name ഉദാഹരണം സ്ട്രക്ട് എംപ്ലോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നല്കാം
ഒരു സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ഡിക്ലയർ ചെയ്യാമെന്ന് നോക്കാം
ഇതിന്റെ ഘടന സ്ട്രക്ട് struct name struct var struct var struct name വേരിയബിൾ ടൈപ്പ് ആണ്
ഉദാഹരണം സ്ട്രക്ട് എംപ്ലോയി അഡ്ഡർ അഡ്ഡർ എംപ്ലോയി വേരിയബിൾ ടൈപ്പ് ആണ്
ഉദാഹരണം നോക്കാം
എഡിറ്ററിൽ നേരത്തേ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്
അത് തുറക്കട്ടെ
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് structureസി
ഈ പ്രോഗ്രാമിൽ നമുക്ക് മൂന്ന് വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകളുടെ തുക കാണണം
കോഡ് വിശദമാക്കാം
ഇത് ഹെഡർ ഫയൽ
സ്റ്റുഡെന്റ് എന്ന സ്ട്രക്ചർ ഡിക്ലയർ ചെയ്യുന്നു
എന്നിട്ട് ഇംഗ്ലിഷ് മാത്സ് സയൻസ് എന്നീ ഇന്റിജർ വേരിയബിളുകൾ ഡിക്ലയർ ചെയ്യുന്നു
ഒരു structureൽ നിർവചിക്കുന്ന വേരിയബിളുകളെ ആ structureലെ അംഗങ്ങൾ എന്ന് വിളിക്കുന്നു
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ ടോട്ടൽ എന്ന ഇന്റിജർ വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നു
ഇവിടെ സ്റ്റഡ് എന്ന സ്ട്രക്ചർ ഡിക്ലയർ ചെയ്യുന്നു
സ്റ്റഡ് സ്റ്റുഡെന്റ് വേരിയബിൾ ടൈപ്പ് ആണ്
ഇത് structureലെ അംഗങ്ങളെ ആക്സസ് ചെയ്യുവാനും മോഡിഫൈ ചെയ്യുവാനും ഉപയോഗിക്കുന്നു
ഇവിടെ അംഗങ്ങൾക്ക് 75 70 65 എന്നീ മൂല്യങ്ങൾ അസൈൻ ചെയ്ത് കൊണ്ട് മോഡിഫൈ ചെയുന്നു
ഇവിടെ മൂന്ന് വിഷയങ്ങളുടെയും തുക കണക്ക് കൂട്ടുന്നു
എന്നിട്ട് ഫലം പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് structureസി സ്പേസ് ഹൈഫൻ o സ്പേസ് സ്ട്രക്ട് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
എക്സിക്യൂട്ട് ചെയ്യാൻ struct
എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് കാണുന്നു
ടോട്ടൽ ഐഎസ് 210 ഇതേ പ്രോഗ്രാം Cൽ എക്സിക്യൂട്ട് ചെയ്യാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരിക
അതേ കോഡ് എഡിറ്റ് ചെയ്യുന്നു
shift Ctrl S കീ ഒരുമിച്ച് പ്രസ് ചെയ്യുക
cpp എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യാം
സേവ് ക്ലിക്ക് ചെയ്യുക
ഹെഡർ ഫയൽ അയോസ്ട്രീം ആയി മാറ്റുന്നു
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക
സേവ് ക്ലിക്ക് ചെയ്യുക
Cലെ സ്ട്രക്ചർ ഡിക്ലറേഷൻ C പ്രോഗ്രാമിന് സമാനമാണ്
ആയതിനാൽ ഇവിടെ ഒരു മാറ്റവും വരുത്തേണ്ട
അവസാനം പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് മാറ്റി കൌട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു
ഫോർമാറ്റ് specifierഉം n ഉം നീക്കം ചെയ്യുക
കോമ്മ നീക്കം ചെയ്യുന്നു
രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
ഇവിടെ അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുന്നു
രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
ഡബിൾ quotesനുള്ളിൽ n ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരികെ വരിക
കംപൈൽ ചെയ്യാൻ g സ്പേസ് structureസിപിപി സ്പേസ് ഹൈഫൻ o സ്പേസ് സ്ട്രക്ട്1 ടൈപ്പ് ചെയ്യുക
structureസി ഫയലിന്റെ ഔട്ട്പുട്ട് പാരാമീറ്റർ ആയ സ്ട്രക്ട് നീക്കം ചെയ്യപ്പെടാതിരിക്കാൻ ഇവിടെ സ്ട്രക്ട്1 ഉപയോഗിക്കുന്നു
എന്റർ കൊടുക്കുക
എക്സിക്യൂട്ട് ചെയ്യാൻ struct1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് കാണുന്നു
ടോട്ടൽ ഐഎസ് 210 ഔട്ട്പുട്ട് C കോഡിലേത് പോലെയാണെന്ന് കാണാം
സ്ലൈഡിലേക്ക് തിരിച്ച് പോകാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സ്ട്രക്ചർ Structureന്റെ ഘടന ഉദാഹരണം സ്ട്രക്ട് struct name structureലെ അംഗങ്ങളെ ആക്സസ് ചെയ്യുന്നത്
ഉദാഹരണം studമാത്സ് 75 സ്ട്രക്ചർ വേരിയബിളുകൾ സങ്കലനം ചെയ്യുന്നത്
ഉദാഹരണം ടോട്ടൽ studenglish studമാത്സ് studസയൻസ് ഒരു അസ്സൈൻമെന്റ് ഒരു ഉദ്ധ്യോഗസ്ഥന്റെ പേര് വിലാസം പദവി ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ കാണിക്കുവാനുള്ള പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി